ചിത്രത്തിൽ മത്സ്യങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്.

കുട്ടികൾ ഉപയോഗിക്കുന്ന പാന്റുകൾ ഷർട്ടുകൾ ബനിയനുകൾ എന്നിവ അതിന്റെ ക്രമത്തിനനുസരിച്ചാണ് തൂക്കിയിട്ടിരിക്കുന്നത്.

ഈ ഫാഗത്തായി വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പെട്ടികളും അടിക്കി വെച്ചിരിക്കുന്നത് ആയി കാണുന്നു.

ഈ ചിത്രത്തിൽ കാണുന്നത് ചെറിയ ഒരു ഗ്രൗണ്ട് ആണ്.

കുറച്ചു ബെഞ്ചുകളും ഡെസ്ക്കുകളും മുറിയിൽ നിരത്തിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നു.

പുസ്തകങ്ങൾ അടക്കി വെച്ചിരിക്കുന്നതിന്റെ പുറകിലായി ഒരു കറുത്ത നിറത്തിലുള്ള കസേര കാണാൻ സാധിക്കുന്നു.

പുസ്തകങ്ങൾക്ക് പുറമെ മറ്റ് വസ്തുക്കളും ഈ കടയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്.

വയലിന്റെ അങ്ങേയറ്റം ഇടതൂർന്ന കുറെ വൃക്ഷങ്ങൾ നിരനിരയായി നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു.

ഉദ്യാനത്തിന്റെ ഒരു ഫാഗത്തായി കുറച്ച് കെട്ടിട നിർമ്മിതികളും കാണാൻ സാധിക്കുന്നുണ്ട്.

പ്രദർശനത്തിനായി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയുടെ ഡമ്മിയും ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നു.

ചിത്രത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കാണാൻ കഴിയുന്നത്.

ഓൺലൈൻ പണം ഇടപാടിന് വേണ്ടി സ്കാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം.

ഈ ചിത്രത്തിൽ മനോഹരമാണ് വിശാലമായ ഒരു കായൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വശത്തായി കായലിനു കുറുകെ നീളമുള്ള ഒരു പാലവും കാണുന്നുണ്ട്.

സാധനങ്ങൾ വാങ്ങിക്കാൻ എന്നവണ്ണം കുറെ കുട്ടികൾ അദ്ദേഹത്തിൻ്റ മുന്നിലായി നിൽക്കുന്നു.

ആടുകളെ വളർത്തുന്ന സ്ഥലം ഒരു നെറ്റ് വെച്ച് തിരിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

സ്വീകരിക്കുന്നതിനും സംപ്രേക്ഷണം ചെയ്യുന്നതിനും ആവശ്യമായ ആന്റിനകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ടവർ ഇൽ ഘടിപ്പിച്ചിരിക്കുന്നതായി കാണാം.

ചിത്രത്തിൽ ഒരു പച്ചക്കറി ചന്തയിൽ വിൽക്കാനായി നിരത്തിയിട്ടിരിക്കുന്ന പച്ചമുളകുകളാണ് കാണാൻ കഴിയുന്നത്.

സ്പൂണുകൾക്ക് കപ്പ് ഇൻ്റെ അതേ നിറമാണ് ഉള്ളത് രണ്ട് സ്പൂണുകളിൽ ഒരെണ്ണം ഒരു കപ്പിലും മറ്റേത് ആ പ്ലേറ്റിലും ഇട്ടിരിക്കുന്നതായി കാണാം.

ചിത്രത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഇന്റെ ഒരു എ_ടി_എം ആണ് കാണാൻ സാധിക്കുന്നത്.

ചിത്രത്തിൽ വിശാലമായ ഒരു കടൽ കാണാൻ കഴിയുന്നു കടലിലൂടെ വേഗത്തിൽ നീങ്ങുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിനെയും കാണാൻ സാധിക്കുന്നുണ്ട്.

റോഡിന് ഒരു വശത്തായി മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നതായി കാണുന്നു.